ഇപ്പൊ കാലാവസ്ഥ മാറിയില്ലേ. തണുപ്പിന്റെയാണെന്ന തോന്നുന്നെ.

ഇപ്പൊ ഈ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായി പനി വരുന്ന്. മ്മ്. ഇപ്പൊ ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും. എത്ര ബാധിച്ചാലും മാറ്റമില്ല. മാറ്റമില്ല പോലും എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് തന്നെ എല്ലാവർക്കുമായി. ഒരാഴ്ച കഴിഞ്ഞ് കുറച്ചൊരു മാറ്റം വരുമ്പോഴത്തേക്കും ഒരാൾക്ക് വന്നിട്ട് പിന്നെ അടുത്തയാൾക്ക് വരുവാ. ഉം ആശുപത്രിയിലെല്ലാം ഒരുപാട് ആളാണല്ലോ ഇപ്പൊ. ഇന്നലെ ഞാൻ കാണിക്കാൻ വേണ്ടി പോയിട്ട്...ഇന്നലെ പത്തരക്ക് ഞാൻ പോയതാ. എന്നിട് രണ്ടരയ്ക്കാ ഞാൻ വീട്ടിൽ എത്തിയത്. എന്താ ആള്ക്കാര്? ഹോസ്പിറ്റൽ ഫുള്ളും ആളാ. എല്ലാവർക്കും അസുഖം തന്നെ. ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെ. അതന്നെ. എന്താ പറയേണ്ടത്? ഈ മഴ...ഇപ്പൊ തണുപ്പാണെന്ന് പറയുന്നുണ്ട്. എന്ത് തണുപ്പ്? തണുപ്പിണ്ട ഇപ്പൊ? രണ്ട് ദിവസായിട്ട് ചെറിയൊരു തണുപ്പ് കാണുന്നുണ്ട് രാത്രിയിൽ. ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞാൽ. മ്മ്. എന്നാലും നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നുമല്ലല്ല. പണ്ടെല്ലാം എന്താ ഇതിന് പറയാ തണുപ്പിന്റെ സമയമാവുമ്പോൾ തണുപ്പ്, മഴയുടെ സമയമാവുമ്പോൾ മഴ. ഇപ്പൊ ഉമ്മുമ്മ പറയും, പണ്ടത്തെപ്പോലെയൊന്നുമല്ല ഇപ്പൊ. ചിങ്ങമായാൽ മഴ ചിന്നി ചിന്നി പെയ്യുമെന്നല്ലേ പറയാ? ഇപ്പൊ ചിന്നി ചിന്നിയുമില്ല കർക്കിടകത്തിന് നല്ല മഴയെന്ന് പറഞ്ഞിട്ട് അതുമില്ല. തണുപ്പാണെന്നുണ്ടെങ്കിൽ തണുപ്പുമില്ല. അങ്ങനതൊരവസ്ഥ. പോരാത്തതിന് എല്ലാവർക്കും രോഗം തന്നെ. ഈ പനിയും ജലദോഷവും. അതും മാറണ്ടേ? ഇതിപ്പോ എത്ര ദിവസമായി? മൂന്ന് ദിവസമാട്ടെ ആയി ഞാൻ ഈ തൊണ്ട വേദനയും പനിയും ജലദോഷവും. അതെയാ? പിന്നെ, എവിടെയാ കാണിച്ചത്? ഞാൻ ഇവിടെ മയ്യിലിൽ കാണിച്ചിനി. മയ്യിൽ ഇല്ലേ?

പിന്നെ വേറെന്തെല്ലാമാണ്? അവിടെ എല്ലാവർക്കും സുഖം തന്നെയാ? ആ. നല്ലത് തന്നെ. അത് ഈ കൊറോണ വന്നില്ലേ? ഈ കൊറോണ വന്നതിന് ശേഷം പിന്നെ ആർക്കും അസുഖം വിട്ട് മാറിയിട്ടില്ല. അത് തന്നെ. അത് തന്നെയാ എല്ലാവരും പറയുന്നേ. ഈ കൊറോണ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും ഈ അണുക്കൾ ഇണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പനി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമതും ഇങ്ങനെ വരുമോ?

അതും എന്ത് എണീക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പനി. തൊണ്ട വേദന വരുക, ജലദോഷം. സഹിക്കാൻ കഴിയൂല. പിന്നെ വീട്ട്...മാറുമെന്ന് വിചാരിച്ച് കാത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഡോക്ടറെ കാണാതെ ആ മരുന്ന് കുടിക്കാതെ യാതൊരു മാറ്റവുമില്ല.

അതന്നെ. പക്ഷെ അത് ഇപ്പോഴുള്ള ആൾക്കാർക്കും കണക്കിണ്ടോ? ആശുപത്രിയിൽ മുഴുവനും ആളാ. എനിക്ക് മിനിഞ്ഞാന്ന് പോയിട്ട് എനക്ക് ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയാ ആൾക്കാർ.

പക്ഷെ എല്ലാവർക്കും ഇങ്ങെനെ പനീന്‍റെ പ്രശ്നം. എനിക്ക് വന്നിട്ട് വീട്ടിൽ എല്ലാവർക്കുമായി. ഇവിടെ ഇത്പോലെ കുറച്ച് മുന്നേ മഴയുണ്ടായി. കുറച്ച്...രണ്ട് മൂന്ന് ദിവസം വൈകുന്നേരം നല്ലൊരു മഴെണ്ടായി ഇടിയെല്ലാം കൂടി. . ഏഹ്? ഇങ്ങോട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ന്യൂസിലെല്ലാം കണ്ടായിരുന്നു. വാർത്തയിൽ. ഇങ്ങനെ ഇടിച്ചിലെണ്ട് ചില സ്ഥലത്ത് മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല .

മഴയൊന്നും...മഴയൊന്നു പാറുകയേ വേണ്ടൂ. അപ്പൊ കറന്റും പോകുമല്ലോ.

ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്താത്താടെ പിള്ളേർക്ക് ഒരേ പനിയും ജലദോഷവും. പിള്ളേർക്ക് ജലദോഷമായാൽ തീർന്നില്ലേ. പിള്ളേർക്ക് ഭയങ്കര ജലദോഷം, ചുമ. മരുന്നാണെങ്കിൽ എത്ര കുടിക്കുന്ന്. ഇത്താത്തയെല്ലാം ഇപ്പൊ പോയിട്ട് മൂന്ന് നാല് പ്രാവശ്യം പോയി കാണിച്ച്. ഓഹ്. അങ്ങനെ ഇപ്പൊ പിള്ളേരെയൊന്നും വിട്ട് മാറുന്നേയില്ല. ഈ കാലാവസ്ഥഎല്ലാം മോശമാണെന്ന്. അതന്നെ. ഏത് ചെയ്യും? ഈ കാലാവസ്ഥയുടെ ഇതാണ്. എന്നാ പിന്നെ ഇപ്പൊ...പണ്ട് ഉമ്മുമ്മ പറയും, ഇന്ന കാലത്താണ് പെയ്യുക. ഇന്ന സമയം ഇതാണ്. ഇപ്പൊ ഉമ്മുമ്മ പറയും, പണ്ടത്തെപ്പോലെയൊന്നുമല്ല ഇപ്പോൾ. മഴയുടെ സമയത്ത് മഴയുമില്ല, തണുപ്പിന്റെ സമയത്ത് തണുപ്പുമില്ല, ചിങ്ങത്തിൽ ചിന്നി ചിന്നിയും പെയ്യുന്നില്ല, കർക്കിടകത്തിൽ ഫുള്ളായിട്ടും പെയ്യുന്നില്ല. എന്നെല്ലാം ഉമ്മുമ്മ പറയുന്നേ.

മനുഷ്യരുടെ പ്രകൃതിവിരുദ്ധമായ ഇടപെടലുകളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാക്കുന്നത്. അതെ. പിന്നെ, ഫുഡെല്ലാം ആയ?

എഹ്. കഴിച്ച? കഴിക്കാറായ?